ആഹ്, ആരോമലേ പറഞ്ഞോ. രാജ്മോൻ തന്നെയാ. അതേ, നീ എടക്ക് ഷൂട്ടിംഗ് ക്ലബ്സിലൊക്കെ പോവാറില്ലെ? ഇവിടെ എന്റെ സഹോദരിയുടെ മകനുണ്ട്. അപ്പൊ പുള്ളിക്കിങ്ങനെ ഷൂട്ടിംഗ് പഠിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയാ. ആളിപ്പൊ ഏഴാം ക്ലാസ്സിലെ ആയിട്ടൊള്ളു ഇത്ര ചെറിയ കുട്ടികളെയൊക്കെ ഈ വെപ്പൺസൊക്കെ വെച്ചിട്ട് അവര് പഠിപ്പിക്കോ? ഞാൻ ഷൂട്ടിംഗ് ക്ലബ്ബിലൊന്നും അങ്ങനെ പോയിട്ടില്ലാ പക്ഷേ എനിക്ക് നോട്ട്‌ ക്ലിയർ ഷൂട്ടിംഗ് പഠിക്കണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചായിരുന്നു കേട്ടോ. ഇപ്പൊ കുട്ടി എത്രേലായെന്ന് പറഞ്ഞത്? ഇപ്പൊ സെവൻത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെയ്. ഓഹ് അവന് ഷൂട്ടിംഗ് പഠിക്കണോന്ന് ഇപ്പഴേ.

ഈ ഏഹ് സ്പോർട്സിനുപയോഗിക്കുന്ന ഗണ്ണൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണോ? ഞാനിങ്ങനെ ഒരൂ എന്തോ മാഗസിൻലെന്തോ വായിച്ചതാ അഞ്ച് ലക്ഷം രൂപയുടെ ആ ഗണ്ണൊക്കേ ഉപയോഗിചിട്ടാണ് ഈ സ്പോർട്സിനൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ. ആഹ് അതുള്ളതാണ് അതിപ്പം വിശദമായിട്ട് അത് പറയാനുണ്ട് അതിനെ പറ്റി പറയാണെങ്കി ഗണ്ണ് തന്നെ ഏഹ് നമുക്കെന്താണ് രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് വെച്ചാ ഏഹ് നമ്മുടെ സാധാരണ ഗണ്ണ് ഗണ്ണ് എന്ന് പറയുന്ന സാധനം രണ്ട് സാധനമുണ്ട്. ഒന്ന് പിസ്റ്റളെന്നു പറയും അതായത് നമ്മുടെ കൈ തോക്കുമുണ്ട്, മറ്റേ വലിയ തോക്കില്ലേ നീളത്തിലുള്ള അതുമുണ്ട്. ഏഹ് പിസ്റ്റള് എന്ന് പറയുന്ന സാധനം ഏഹ് പിന്നേ നമ്മുടെ ഈ കയ്യിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സാനം. പിന്നെ മറ്റത് വലിയ ഗണ്ണ് ആ ആ അതില് തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് ഫയർ ആർമ്സുമുണ്ട്, എയർ ആർമ്സുമുണ്ട്. ഏഹ് ഫയർ ആർമ്സ് എന്ന് പറയുന്ന സാധനമാണ് നമ്മളിപ്പൊ ആൾക്കാര് ഈ ലൈസൻസ് ഉള്ള തോക്ക് എന്ന് കേട്ടിട്ടില്ലേ?

ഏഹ് ഗ്യാസ് ഏഹ് സിലിണ്ടർ ഉപയോഗിച്ച് കൊണ്ട് വർക്ക് ചെയ്യുന്നതുണ്ട് അതാണ് എയർ ആർമ്സ്.അതിന് ലൈസൻസ് ഒന്നും വേണ്ട. അത് സ്പോർട്സ് ഐറ്റംസ്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് എയർ ആർമ്സാണ്.പ്രതേകിച്ച് കുട്ടികൾക്ക് എല്ലാം അതേ കൊടുക്കത്തൊള്ളൂ. നമ്മള് ഈ ഒളിമ്പിക്സില് ഒരു ഇവന്റ് ഉണ്ടല്ലോ നമ്മുടെ ഡബിൾ ബാരെൽ മറ്റേ ഷോട്ട് ഗൺ പോലത്തെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരൂ ഒരു ഡിസ്ക് ഫ്ലൈ ചെയ്ത് പോകുന്ന പോലെ ഷൂട്ട് ചെയ്തിരുന്ന അത് ഫയർ ആർമായിരിക്കുമല്ലേ?

നല്ല അത്രക്ക് ആക്കുറേറ്റ് ആയിരിക്കും വെയിറ്റ് കൊറവായിരിക്കും, പിന്നെ അതിന് ഈ ഏഹ് നാഷണൽ ലെവലിലൊക്കെ നാഷണൽ ലെവലിലൊക്കെ കളിക്കുന്നത് അത്രത്തോളം ഏഹ് അത്രത്തോളം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമായിരിക്കണം. എന്താച്ചാ ഇപ്പം ഒരു തോക്ക് വെച്ച് വെടി വെക്കുമ്പൊ എവെരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റീ ആക്ഷൻ എന്ന് പണ്ട് നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അതില് നമ്മള് ഉദാഹരണം പഠിക്കുന്നത് തോക്കിന്റെ റീക്കോയിൽ എന്ന് പറഞ്ഞൊരു സാധനം നമ്മള് പഠിക്കുന്നില്ലേ?

ഈ നേരിയ വ്യത്യാസം മതി ഇപ്പം ഒര് ലോക ചാമ്പ്യനായ കോമ്പറ്റിഷനിലൊക്കെ വന്നവൻക്ക് ഇതൊക്കെ വല്ല്യ ഇത് ന്ന് വെച്ചാൽ ഒര് മൈക്രോ മില്ലി മീറ്റർ വരെ അവർക്ക് അത്രേം ആകുറേറ്റ് ആയിട്ട് ഫയർ ചെയ്യാൻ പറ്റണം. അതിന് അവര് നോക്കുന്ന മാക്സിമം റീക്കോയിൽ ഇല്ലാത്ത ഗണ്ണ് വെച്ച് ഏഹ് എയിം എടുക്കാന്‍ നോക്കും അപ്പൊ അതൊക്കെ വാങ്ങണോങ്കി ഒരുപാട് ലാക്സ് ആവും. ഓഹ് ഓഹ് അപ്പൊ അത്യാവശ്യം എക്സ്പെൻസീവായിട്ടുള്ള ഹോബിയാണിത്. പിന്നെ അത് അത് പല തരത്തില് കൈകാര്യം ചെയ്യാം പക്ഷേ അതുമല്ലാ ഏഹ് നമ്മളെ ഇവിടെ അടുത്ത് ഇപ്പം ഈ കുട്ടി കൊറച്ചും കൂടി കഴിഞ്ഞിട്ട് അവന് വേണെങ്കീ പഠിക്കാൻ വിടാം. അതിന് നല്ലൊരു ചാൻസ് നമ്മൾക്ക് അതിനുണ്ട്.കാര്യം എല്ലാ എല്ലാർക്കും ഈ റൈഫിൾ ക്ലബ്ബിലൊന്നും മെമ്പർഷിപ് എടുക്കൂല്ല. എല്ലാ ജില്ലയിലും ഒരോ റൈഫിൾ ക്ലബ്ബുണ്ട് അതറിയാവോ? ആഹ് എല്ലാ ജില്ലകളിലും ഉണ്ടല്ലേ?

ആഹ് അവിടെ നമ്മുടെ ഈ വട്ടിയൂർക്കാവ് പോളി ടെക്നിക്കിന്റെ അടുത്ത് ഏഹ് ഇത് ഏഹ് ഷൂട്ടിംഗ് അക്കാദമി ഉണ്ട് അവിടെ ഈ ഫയറിങ് കോമ്പറ്റിഷൻ പഠിപ്പിക്കും. അവിടെ ഈ ഇവന്റസ് ഒക്കെ നടക്കുന്നുണ്ട്. അത് നാഷണൽ ലെവല് ചാമ്പ്യൻമാരൊക്കെ ആവുന്ന ഏഹ് ഇവന്റ് നടത്തുന്ന സ്ഥലമാണ്. വെറുതെ നമ്മുടെ ഈ പിള്ളേർ കളിക്കുന്ന സ്ഥലം മാത്രമല്ല. ആ ഒര് ആ ഒര് ലോകോത്തര നിലവാരമുള്ളൊരു ഷൂട്ടിംഗ് റെയ്ഞ്ചാണ്. ആഹാഹാ നമ്മളെ വട്ടിയൂർക്കാവ് തന്നെ ഇത്രേം വലിയൊരു സ്ഥാപനമുണ്ടല്ലേ? ആഹ് ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട്. ഞാൻ ഒരു ദിവസം അന്വേഷിച്ചായിരുന്നു അതിനെ പറ്റി. അത് അന്വേഷിച്ചിട്ട് ഒരുപാട് നാളായി. അവിടെ നമ്മളെ ഷൂട്ടിംഗ് ക്ലബ്ബില് ഏഹ് നമ്മള് ചേരണമെങ്കി പ്രാക്ടീസിന് ചേരണമെങ്കി തന്നേ എത്രയോ രൂപ നമ്മളവടെ ഡെപ്പോസിറ്റ് ആയിട്ട് അടക്കണം.

അഡ്മിൻ ഫീസ് പോലെ ഡെപ്പോസിറ്റ് പോലെ നമ്മള് അവടെ അടക്കണം. അത് നമ്മക്ക് നമ്മളവിടത്തെ മെമ്പർഷിപ്പ് വേണ്ടാന്ന് വെക്കുമ്പൊ തിരിച്ച് തരും. പിന്നെ അത് പോരാഞ്ഞിട്ട് നമ്മുക്ക് ഏഹ് മാസം തോറും നല്ലൊരു തുക അവിടെ ഫീസ് ആവും. അതും പോരാഞ്ഞിട്ട് സ്വന്തമായിട്ട് റൈഫിൾ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഓരോ പ്രത്യേകം പ്രത്യേകം റൈഫിളുണ്ട്. ഓരോ ഇവന്റിനും വേണ്ടീട്ടുള്ള കൂടിയതും കൊറഞ്ഞതും ആയിട്ടുള്ള പല പല റൈഫിളുകളുണ്ട്. ഈ റൈഫിളൊക്കെ നമ്മളുപയോഗിക്കണമെങ്കി അതിന്ന് അതിന്ന് പ്രത്യേകം റെന്റ് കൊടുക്കണം. ആഹ് അപ്പൊ കുട്ടികൾക്കായാലും ഇത്രേം എക്സ്പെൻസീവാണല്ലേ? ആഹ് എക്സ്പെൻസീവാണ്. പക്ഷേ ഇഷ്ട്ടം പോലെ കുട്ടികള് പഠിക്കുന്നുണ്ട്. കാര്യമെന്താ വെച്ചാ ഈ സാധനം ഏഹ് നമ്മള് ഒരുപാട് പേരൊന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്ത സാധനമാണ്.പിന്നെ ഇപ്പൊ കൂടുതല് ഇത്തിരി സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള കുട്ടികൾ മാത്രേ ഇത് ഇത് പഠിക്കുന്നുള്ളു. കൂടുതല് സിറ്റിലൊക്കെയുള്ളവരാണ് ഈ ഷൂട്ടിങ്ങൊക്കെ ഫയറിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിൻ പ്രദേശത്ത് നോക്കിയാൽ അങ്ങനെയുള്ളവര് കൊറവാണ്. പക്ഷേ നമ്മളെ നാട്ടിൻ പുറത്ത് എയർ ഗൺ വാങ്ങുന്നവരെ എണ്ണം ഇപ്പൊ ഒരുപാട് കൂടുന്നുണ്ട്. കാര്യം ഈ. ഏ പെരുച്ചാഴിയെ വെടി വെച്ചിടാം പിന്നെ വെറുതെ ഈ ടൈം പാസിന് ഫേസ്ബുക്കിൽ ഫോട്ടോ ഒക്കെ എല്ലാരും ഇപ്പോ തോക്കും വെച്ചോണ്ട് ഇങ്ങനെ ഫോട്ടോ ഇടുന്നുണ്ട്. അതെല്ലാം ഇതാണ് ഈ സാധനമാണ് എയർ ഗണ്ണാണ്. അത് വാ ഏഹ് നിയമപരമായിട്ടൊരൂ പരിമിതി ഇല്ലേ ഇങ്ങനേ ഇത് വാങ്ങാനും ഉപയോഗിക്കാനും?

ഓഹ് ഈ നമ്മള് ലൈസൻസ് ഇല്ലാത്ത തോക്കാണെങ്കിൽ പോലും പൊതു സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റത്തിലല്ലേ?

അത് കൊണ്ടാണ് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നെങ്കി അത്രത്തോളം നമ്മള് മുൻകരുതല് എടുത്ത് ഒരാള് രക്ഷകര്‍ത്താവ് കൂടെ നിന്ന് റൈഫിൾ അവന്റെ കയ്യിൽ സ്വന്തമായി ക്യാരി ചെയ്യാൻ കൊടുക്കാതെ, അക്കാഡമിക്ക് അകത്തു മാത്രം അവന് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഒക്കെ കൊടുത്ത് ചെയ്യണം. അല്ലാന്നുള്ളവര്‍ക്ക് ആണെങ്കില്‍ സാധനം തോളത്ത് തൂക്കി കൊണ്ട് പോവാം.പക്ഷേ ഇത് വാങ്ങിയ അവിടുത്തെ റെസീപ്റ്റ് നമ്മളെപ്പഴും കയ്യില് കരുതണം എന്നേയുള്ളു.

ഈ ഏഹ് ഷൂട്ടിങ്ങിനും അങ്ങനെയൊക്കെയുണ്ടല്ലേ? കാര്യം ബോഡി ഒന്ന് ഫിറ്റ് ആവണം.തോക്ക് കാര്യം കയ്യില് താങ്ങി നിർത്തുമ്പൊ കൈ വെറക്കാതെ ഇരിക്കണം.അത്രേം വെയിറ്റ് ഉള്ള സാധനല്ലേ ഈ സാനം കയ്യിലെടുക്കുന്നത്.അപ്പോ അത് കയ്ക്ക് നല്ല പവർ വേണം.അതിന് വേണ്ടീട്ടുള്ള പുഷ് അപ്പ് ഒക്കെ ചെയ്യിക്കണം അത്രെയെക്കെയുള്ളു. ഈ റൈഫിൾ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് നമ്മടെ കാരക്റ്റർ അറിയാൻ വേണ്ടീട്ട് എന്തെങ്കിലും പരീക്ഷയോ ഇന്റർവ്യൂ പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവര് ചെയ്യുന്നുണ്ടോ?

അത് മൂന്നിനും മൂന്ന് വിഭാഗത്തിൽ പെട്ട തോക്കുകളായിരിക്കും തരുന്നത്. അത് മൂന്നും അർഹത ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടേ തരത്തൊള്ളു. ഇപ്പം ഏഹ് ഒരു വി ഐ പി ആണെങ്കി ചെലപ്പൊ കിട്ടിയിരിക്കും കാരണം സ്വയ രക്ഷക്കുള്ള സാനം. ആഹ് പട്ടാളക്കാർക്ക് ഒക്കെ കിട്ടും.ആഹ് ഓഫീസർസിന് കിട്ടും, പിന്നെ കർഷകർക്ക് ഒരുപാട് തോട്ടമുള്ള കർഷകർക്ക് അല്ലെങ്കി കൃഷി നാശം സംഭവിക്കുന്ന ഈ കാട്ടു പന്നിയൊക്കെ വെടി വെക്കാൻ ഇപ്പം പെർമിഷൻ ഉണ്ട് ഫോറെസ്റ്റിന്ന്. ഈ ലൈസൻസ് ഉള്ള തോക്ക് വെച്ച്. അപ്പൊ അങ്ങനെ കർഷകർക്ക് കിട്ടും പിന്നെ സ്പോർട്സ് ഈ റൈഫൾ ക്ലബ്ബിലൊക്കെ മെമ്പർഷിപ് ഉള്ളവർക്ക് കിട്ടും.

ആഹ് തോക്ക് ഏഹ് അതാണ് നമ്മളീ ഏഹ് ഇത്രേം സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യായതോണ്ടാ ഇപ്പൊ കൊറച്ചും കൂടെ മെച്ചൂരിറ്റി വന്നതിന് ശേഷം മാത്രം മോനെ വിട്ടാ മതി എന്ന് ഞാനിപ്പൊ വിചാരിക്കുന്നത്.

ഓക്കെ രാജ്മോൻ അപ്പൊ ഞാന് അവന് ഈ ഒന്ന് രണ്ട് വർഷം കൂടെ നോക്കാം ഇതേ ഇന്റെരെസ്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പത്താം ക്ലാസ്സ് കഴിയുമ്പോ പഠിപ്പിക്കാം ഇല്ലെങ്കി അത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ ശരി ആരോമലേ അപ്പൊ. ശരി ഓക്കെ